ആ കേൾക്കിണിണ്ട് എന്താണ് സുഖല്ലേ എന്താ പരുപാടി.

എന്താണിന്നിട്ട് കാര്യായിട്ട് പരുപാടിയൊന്നുല്ലേ. ഉം പരുപാടികളൊക്കെ ഇണ്ട് വീട്ടിലെ ഓരോ ഏ ചെടികളും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ്. അതെ ആ കൃഷി ഏ.

കൃഷിയോടൊക്കെ താല്പര്യല്ല ആളാണ്ലെ.

ആ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് പിന്നാ ചെടികള് വളർത്താറുണ്ട്. ആ ഏത് കൃഷികളോടാണ് ഈ ഏ ചെടികളോടാണോ അതോ ഈ ഏ പച്ചക്കറി ആ .

പച്ചക്കറി ആ പച്ചക്കറിയാണ് കൂടുതല് ഇഷ്ടം അതിണ്ടായി നിൽക്ക്ണ കാണാനൊരു ഭംഗിയാണല്ലോ. ആ അതിന്നിട്ട് കറി വെക്കുമ്പൊക്കെ നമ്മക്കൊരു സന്തോഷാണല്ലോ.

അതെ ഉം ആ.

എന്തൊക്കെയാണ് ഇന്നിട്ട് വീട്ടില് ഏ ഇണ്ടാക്കാറുള്ളത്.

ആ ആ അതിൽന്ന് കിട്ട്ണതാണോ വീട്ടില് ഉപയോഗിക്കാറുള്ളത് കറികൾക്കും മറ്റും.

ആ അതെ കൂടുതലും കൂടുതലും വീട്ടില് ഏ ചെയ്യ്ണതന്നേണ് നമ്മളുപയോഗിക്കാ ആ. അതേലെ അത് ശെരിലേ അങ്ങിനെ പിന്നെ ഏ നെൽകൃഷിയൊക്കെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കാണാറുണ്ടോ.

ആ കാണാറിണ്ടിപ്പൊ വളരെ കൊറവാണ് എല്ലാടത്തും.

നിനക്ക് ആ.

പാടങ്ങളും മറ്റും തൂർത്ത കാരണം ഇപ്പൊ കൃഷികളൊക്കെ വളരെ കൊറവാണല്ലോലേ.

ഏ വീട്ടിലൊക്കെ ഇണ്ടാക്കുമ്പൊ ഏത് വളങ്ങളാണ് യൂസീയാറ്. നമ്മള് സാധാ ഇങ്ങനെ അടുക്കളേല് ഉപയോഗിക്ക്ണ വേസ്റ്റുകളോ അതോ ഏ പിന്നെ ആ ആ അതാണ് കൂടുതലും. ആ ആ ആ ആ. ഉപയോഗിക്കാറില്ലല്ലേ ഓക്കേ.

അപ്പൊ ഈ അടുക്കളേലുള്ള പച്ചക്കറികൾടെ അവശിഷ്ടങ്ങള് അങ്ങൻത്തതൊക്കെ ഒരു ഏ കൊറേ ദിവസങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ വളാക്കി ഉപയോഗിക്കാണോ പതിവ് അതും നേരിട്ടിട്ട്.

അങ്ങനെ യൂസ് അങ്ങനെ ഏ ചെയ്യാണോ . ആ രണ്ടും ചെയ്യിണ്ട് ഉം.

പിന്നേ ഏ പിന്നെ ഉം ഫ്രൂട്ട്സൈറ്റം ഏ സോറി എന്താണ് ഈ പഴങ്ങൾടെ ആ അങ്ങൻത്തെ കൃഷികളോടും അങ്ങൻതൊന്നും താൽപ്പര്യല്ലേ. ആ താൽപ്പര്യണ്ട് ഇപ്പൊ വീട്ടിലന്നെ നമ്മള് റംബൂട്ടാൻ തൈകളും ബട്ടർ ഏ ബട്ടർന്റെ ആ.

ഇപ്പെല്ലാരും ചെയ്ത് വെരുന്ന ഒരൂ പഴങ്ങൾടെ കൃഷിയാണല്ലൊ ഈ ഡ്രാഗണും ഏ റംബൂട്ടാനും അങ്ങൻത്തെ ഏ അങ്ങൻത്തെപഴങ്ങള് ലെ.

അതില് മീൻസ് ഏത് പഴങ്ങളോടാണ് കൂടുതല് താൽപ്പര്യം. എനിക്ക് ഇത് ബട്ടറും എന്താണ് റംബൂട്ടാനാണ് കൂടുതല് ഇഷ്ടായിട്ട് വെരുന്നത് നമ്മളെ ചക്കേം മാങ്ങൊന്നും മറക്കാൻ പറ്റില്ലല്ലോ.

ആ അത് ശെരിയാണ് കൂടുതലായിട്ട് നമ്മടെ നാട്ടില് സുലഭായിട്ട് ലഭിക്ക്ണ രണ്ട് സാധനങ്ങളാണല്ലല്ലോ അത്.

ആ അതിന്റെയൊക്കെ യുക്തി പിന്നെ ഒരു മലയാളിക്കും.

ഉം മറക്കാൻ കഴിയില്ലല്ലോ. അനുഭവണ്ടാകും ഉം. ആ അതന്നതെ ഇപ്പതിണ്ടാവ്ന്ന ഒരു ഒരു കാലം തന്നേണല്ലോ ഉം.

മാവൊക്കെ പൂത്തിട്ട് ഏ നിക്ക്ണൊരു ടൈമാണിപ്പൊ.

ഇവിടെ വീട്കാളിലൊക്കെ കാണാറിണ്ട്.

അങ്ങനെ പിന്നെ ഇപ്പൊ കൂടുതലായിട്ടും ആൾക്കാര് നമ്മടെ കൃഷി ലാഭകരമല്ലാത്തൊരു സംഭവയതോണ്ടേ ഉം ഒരു തൊഴിലായിട്ട്.

അതിന് അതിനാണ് ആ.

മറ്റേ ആദ്യൊക്കേന്ന് പറഞ്ഞിട്ട്ണ്ട്ന്നുണ്ടെങ്കില് എന്താണ്.

ആ കൃഷി അതാണ് തൊഴില്. കൃഷിയോടായിരുന്നു താൽപ്പര്യം ഒരു ടൈമില് കാരണം. ഓൽക്കൊരു ലാഭല്ലാത്തത് കൊണ്ട് കൃഷിയിൽ എല്ലാവരും പിന്നോക്കമാണ്

പിന്നെ കൊറച്ച് ലാഭം കിട്ടണത് നാണി വിളകൾ കൃഷിയ്യുമ്പലാണ് നമ്മടെ അടക്ക തേങ്ങാ അങ്ങനത്തെ

ആ അതെ കുരുമുളക് കുരുമുളക് അങ്ങനത്തിക്കൊക്കെ ഏഹ് കൃഷിയുമ്പോ കൊറച്ചും കൂടെക്കൊരു ലാഭം വരിണ്ട്

തെങ് തെങ്ങൊക്കെ ഇണ്ടാവുമ്പോ വല്യ കാര്യം തെന്നെണ് നമ്മടെ വെളിച്ചെണ്ണ മറ്റും വാങ്ങണ്ടലോ വീട്ടിലും അതെ ല്ലേ

അതാണലോ നിങ്ങൾ ഒണക്കീട്ട് ആട്ടീട്ട് അങ്ങനെ ഉപയോഗിക്കാണോ ആ അതാ അതെ ല്ലേ ആ കുരുമുളക് അതായത് അതും വീട്ടീന്നനെ വീട്ടിലിണ്ട് അത്യാവിശ്യത്തിനിലെ പിന്നെ ആ ഉപയോഗത്തിനൊക്കെ കുരുമുളക്

പിന്നെ നേരിട്ടിട്ട് കൊണ്ട് കൊടുത്താലും വെളിച്ചണായിട്ട് ലഭിക്കും ചെയ്യും ആ ആ അതെ ആ മിലിലൊക്കെ കൊണ്ടോയി പിന്നെ ഈ എല കറികളോട് താല്പര്യം ഉണ്ടോ ആ പിന്നെ ചീര മത്തന്റെ എല ആ ആ അതെ മുരിങ്ങന്റെ എല ആ അതെ അതെ

ആ ഏത് ഇലകളാണ് കൂടുതൽ ഇഷ്ട്ടം ചീര തന്നെ ചീര മുരിങ്ങന്റെ എല അതൊക്കെ തന്നെ ആ അതൊക്കെ തന്നെ ലെ ആ പിന്നെ ഇപ്പൊ ചെറുപയർ ഇപ്പൊ എല്ലാവരും ചെയ്ത് ഉണ്ടാകുവാണലോ ചെറുപയർ മുളപ്പിച്ചിട്ട് അല്ലെങ്കി തളിരിലകൾ ഉം

അത് ഭക്ഷണത്തിൽ ഉൾപെടുത്ത ധാരാളം ജീവകങ്ങളൊക്കെ അടങ്ങീട്ട് ഇള്ള ഒരു ആ ആ നല്ലതാണ് മ്മളെ ആരോഗ്യത്തിനും

അതോണ്ട് എല്ലാരും ഇപ്പത് ചെയ്ത് വരിനിണ്ട്

പിന്നെ അപ്പൊ ഉം തമിഴ് നാട്ടിലും മറ്റും പൂക്കളൊരു കൃഷിയായിട്ട് മാറീട്ട്ണ്ട് ല

ആ ഓണം വല്യ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്